അയാക്ക് ഒരു തീവ്രമായ ഒരു ആഗ്രഹമുണ്ട് ഇത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇത് നേടിയിരിക്കണം അല്ലെങ്കി ഞാനാണ് king എന്ന് ആലോചിച്ചുമ്പോ നമ്മൾ king ആണ് അത് നമ്മുടെ attitude ആണ്

പിന്നെ ഇപ്പോഴത്തെ ഭൂമിയുടെ Development പറഞ്ഞു കഴിഞ്ഞാ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളായി ഇനി ഭാവിയിൽ ഒരു പുതിയ Technology വരാൻ പോവുകയാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇപ്പൊ നമുക്ക് ഏർ ആഹ് ആഹ് ഇപ്പൊ എല്ലാ അസുഖം പ്പം Cholesterol ഓ diabetics എന്തുവന്നാലും അതൊക്കെ ചികിൽസിക്കാൻ doctors അൽ doctors അതായത് robotics doctors പ്പോ ഒരു Virus ആക്രമിക്കാണെങ്കി ആ Virus നെ Absorb ചെയ്യാൻ കഴിവുള്ള ഒരു പുതിയൊരു Technology കാരണം നമുക്കൊരു അസുഖവും വരത്തില്ല ജോലി ചെയ്യണ്ട ഈ Money system Cash system economic system എല്ലാം അപ്പൊ രാജ്യത്ത് ഈ poor ആയിട്ടുള്ള people സ് ഒക്കെ ഏർ Poor ആയിട്ടുള്ള countries ഒക്കെ Eliminate ചെയ്യും എന്തിനാണ് അവർക്കു മാത്രം ഈ ഭൂമിയിൽ അവർക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാടു കോടീശ്വരന്മാരുണ്ട് ബിൽഗേറ്റ്സ് എലോൺ മസ്ക് ജെഫ് ബെഫ്രേ അതേപോലെ ഇവിടെത്തെ ഉള്ള എല്ലാ sports നും എത്രയോകോടി രൂപ കൊടുക്കുന്നുണ്ട് പട്ടാളക്കാരന്മാര് അവർക്ക് ഒരു വെടി വെക്കുന്നതില് അല്ലെങ്കി അവര് തോക്കും പിടിച്ചു ആളുകളെ shoot ചെയ്യുന്നത് അഹ് രാജ്യത്തെ രക്ഷിക്കുന്നത് രാജ്യത്ത് കാവൽ നിക്കുന്ന അവർക്ക് കൊടുക്കുന്ന എഴുപതിനായിരം രൂപ just olympics ൽ ഏതെങ്കിലും ഒരു dummy ഒരു വെടി കൊടുത്താ അയാൾക്ക് കിട്ടുന്ന ഏഴുകോടി രൂപ അതൊന്നു ആലോചിച്ചു നോക്ക് ഈ ഈ കിട്ടുന്ന ഇത്രയും പൈസ ചുമ്മാ entertainment നു കിട്ടുന്ന ഈ പൈസ എല്ലാം ഉപയോഗിച്ച് രാജ്യത്തെ പട്ടിണി മാറ്റാൻ മുന്നൂറ്റമ്പത് million dollar മതി പക്ഷെ എലൻ മസ്കിൻ്റെ total worth നൂറ്റമ്പത് million ആണ് എലൻ മസ്കിൻ്റെ മാത്രം ജെഫ്‌കോ ഫസിൻ്റെ തൊണ്ണൂറ്റിരണ്ടാണ് മുകേഷ് അംബാനിയുടെ അറുപതാണ് ബിൽഗേറ്റ്സ്ൻ്റെ ത് അറുപത്തിരണ്ടാണ് ഇതുപോലെ അതായത് google company ആയാലും sports company ആയാലും entertainment company ആയാലും വേറെന്തെലും entertainment ആയാലും എന്ത് software technology കൾ ആയാലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മുപ്പതു ശതമാനം എടുത്താൽ രാജ്യത്ത് പട്ടിണിയെ വീഴ്ത്താൻ പറ്റും പക്ഷെ ആരും അത് ചെയ്യാറില്ല അതെന്തുകൊണ്ടാണ് ആരും ചെയ്യാത്തത് കാരണം ആരും അവരാരും ഒട്ടും ഒത്തൊരുമയോടെ അല്ല നിക്കുന്നെ togetherness ഇല്ല ആർക്കും ഒരു ഓ ഒത്തൊരുമയില്ല പ്പോ sports ല് sports ല് ജയിക്കണം വാശിയോടെ ജയിക്കണം ഒരാള് വിചാരിച്ചാൽ പോരാ ഒരു കോൺ ഒരു co nfidence വേണം അതായത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു ഒരു ബന്ധം ഒരു ആത്മബന്ധം വേണം ഇപ്പൊ ഒരു twin brother അതിൽ ഒരാളെ അടിച്ചാൽ മറ്റേ ആൾക്ക് വേദനയെടുക്കും വേദനയെടുക്കും ന്നു വെച്ചാൽ physically അല്ല അയാൾക്ക് മനസില് നോവും അതായത് mentalist ഒക്കെ പറയുന്ന പോലെ mentalist കാരില്ലേ കണ്ണി നോക്കീട്ട് നമ്മളെ password നോക്കിയെടുക്കും അതൊന്നും അല്ല നമ്മൾ password അടിക്കുമ്പോ കണ്ണിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലെ ആഹ് ചലനങ്ങൾ ഒക്കെ കണ്ണിൽ വരും അത് നോക്കുമ്പോൾ അത് അങ് അടിക്കും ഇതൊന്നും ഇതെല്ലാം ഉടായിപ്പാണ് magic എല്ലാം ഉടായിപ്പാണ് പക്ഷെ ഉടായിപ്പായിട്ട് തോന്നും കാരണം life മുന്നോട്ടു പോകുംതോറും ഓരോ കാര്യങ്ങൾ ഉടായിപ്പായിട്ട് തോന്നും ഫ നേരത്തെ പറഞ്ഞ ആ time travel തന്നെ നമുക്കു ഉടായിപ്പായിട്ട് തോന്നും അതൊക്കെ just normal കാര്യങ്ങൾ ആയിട്ട് തോന്നും മനുഷ്യന്മാരു evolve ചെയ്ത് evolve ചെയ്ത് evolve ചെയ്ത് അവസാനം mars ൽ ഒക്കെ എത്തും just നമ്മൾ ഇവിടെന്ന് ഒരു പത്തിരുപത് kilometre bus ൽ പോകുന്ന പോലെ mars ലു പോയിട്ട് വരും അവിടെന്നു ഇങ്ങോട്ട് jupiter ൽ പോകും കുറെ കഴിഞ്ഞ് ഈ universe മൊത്തം നമ്മുടെ കയ്യിലാവും അവസാനം sun ഞാൻ പറഞ്ഞില്ലേ theory of relativity sun മിക്കവാറും ഒരു അഞ്ചാറ് minute അല്ലെങ്കി എട്ടു minute നുള്ളിൽ അതിൻ്റെ power എല്ലാം തീരും അതുപിന്നെ മുന്നോട്ടു കത്തത്തില്ല പക്ഷെ ലോകത്തിനു അതൊരു കോടി കണക്കിന് അല്ലെങ്കി ഇത്ര trillion കണക്കിന് വർഷം വേണ്ടിവരും ഈ വർഷങ്ങളെല്ലാം കഴിയുമ്പോ തന്നെ മനുഷ്യന്മാര് ഇപ്പോളത്തെ മനുഷ്യൻമാരായിരിക്കില്ല ഒരുപാട് വ്യത്യാസം ഉള്ള മനുഷ്യന്മാരായിരിക്കും കയ്യിലും കാലിലൊക്കെ ഒരുപാടൊരുപാട് വ്യത്യാസം വരും technology കള് മാറും nano technology മുതൽ fermi technology വരെ വരും മനുഷ്യൻ്റെ ഒരു കൈ മുറിച്ചു കളഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പൊടി തട്ടിയാ പുതിയ കൈ വരും food കഴിക്കണ്ട പൈസ വേണ്ട ഒന്നും വേണ്ട life മൊത്തത്തിൽ മാറും നമ്മള് god ആയിട്ട് മാറും ആ സമയത്ത് നമ്മുടെ universe milkyway galaxy യും അതുപോലെ വേറൊരു galaxy യായിട്ട് contact വരും ആ സമയത്ത് നമ്മടെ അതെ മനുഷ്യൻ്റെ ഭ ഭൂതകാലം അവിടെ കാണും ഇവിടെ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ജീവൻ ഉണ്ടായി അവിടെ ഒരു ഇരുപതിനായിരം കൊല്ലം കഴിഞ്ഞിട്ട് ജീവനുണ്ടായി പക്ഷെ അതെ process അതെ ആളുകൾ നമ്മുടെ പഴയ രൂപങ്ങൾ അവിടെ കാണും നമ്മുടെ past കുറെ വിചിത്രമായിട്ടു തോന്നും അതാണ് അതിൻ്റെ ഒരു special feature എന്ന് പറഞ്ഞാൽ horror shack നേപ്പറ്റി പറയാണെങ്ങി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേക്കാൻ അല്ലെങ്കി കാണാൻ അല്ലെങ്കി അറിയാൻ ഇഷ്ടമുള്ള കാര്യം പക്ഷെ അനുഭവിക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണ് horror horror നമ്മള് മരിച്ചവരെപ്പറ്റി ആലോചിക്കാറുണ്ട് നമ്മൾ ഒരാളെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അയാള് ഈ ഭൂമിയിൽ ഇല്ലെങ്കി തന്നെ ഉണ്ടെന്നു തോന്നും ഈ നമുക്ക് ഈ horror നേപ്പറ്റി കൂടുതൽ idea വരാൻ കാരണം cinema കളിലൂടെയാണ് നമ്മള് cinema കളിൽ മാത്രമേ കണ്ടിട്ടുള്ളു പിന്നെ ഇപ്പൊ പണ്ടത്തെ കുറെ തലക്ക് വെളിവില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് പറയും അവരെന്തോ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോണം അങ്ങനെയൊക്കെ പറയും അപ്പൊ അതെന്താ അത് അവര് experience ചെയ്തിട്ടുള്ള ആണെന്നോ പോലും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾ കണ്ടാലും നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോ അതിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനം ശരിയാണ് ബാക്കി അഞ്ചു ശതമാനം നമ്മൾ കയ്യിന്നു ഇട്ടു പറയുന്നതായിരിക്കും അതുപോലെന്നെ ഈ കാര്യം ആളുകൾക്ക് ദൈവം എന്നൊരു സംഭവം അവര് imagine ചെയ്യും ghost എന്നുള്ളൊരു സംഭവം അവര് imagine ചെയ്യും അതായത് നന്മ തിന്മ ഈ രണ്ടു സംഭവം അത് hydometric effect ഒക്കെ കാണുന്നപോലെ hipnosism അതായത് ഒരു കാരണവര് chain പിടിച്ചു കറക്കീട്ട് നിങ്ങൾ ഉറങ്ങുകയാണെന്നു പറഞ്ഞു ഉറക്കി വീഴ്ത്തുന്നു അതായത് അയാൾക്കൊരു power ഉം ഇല്ല പക്ഷെ നമ്മളെ brain നെ control ചെയ്യുന്നതാണ് നമ്മളെ brain ന് അഞ്ചു minute വരെ ഉറങ്ങും അഞ്ചു minute പോലും വേണ്ട ഉറങ്ങാൻ നമ്മുടെ brain നെ നമുക്ക് ഒരു പത്ത് second ഉള്ളിൽ shut down ചെയ്യാൻ നമുക്ക് പറ്റും പക്ഷെ നമുക്കത് അറിയില്ല അതാണ് അവരവിടെ ചെയ്യുന്നത നമ്മളെ brain നു full concentrate ചെയ്തിട്ട് മ്മളെ brain നെ കൊണ്ട് power off off ആക്കിപ്പിക്കുന്നതാണ് അവര് ചെയ്യുന്നത് അതെങ്ങനെയാ അത് ചെയ്യുന്നേ വെച്ച നമ്മളെ brain ലു കുറെ impulse പോകുന്നുണ്ട് നമ്മൾ active ആയിട്ടിരിക്കുമ്പോ നമ്മുടെ

ഒരു വിശ്വാസം ഇല്ലാത്ത ആൾ ആണെങ്കിൽ അവര് അവർക്കൊന്നും പറ്റത്തില്ല പക്ഷെ ഇതിൽ നല്ല വിശ്വസിക്കുന്ന ആൾ ആണെങ്കിൽ അവര് സൂക്ഷിച്ചു നോക്കും അവര് ബാക്കിയുള്ള ഏർ ബാക്കിയുള്ള functions എല്ലാം നിർത്തിവയ്ക്കും എന്നിട്ട് brain പയ്യെ പയ്യെ off ആയി off ആയി വന്നിട്ട് അവര് ഉറങ്ങി വീഴും അതുപോലെയാണ് ഇപ്പൊ light അണയ്ക്കുമ്പോ ഒരു രൂപം വന്നിരിക്കും light തുറക്കുമ്പോ അത് ചിലപ്പോ അത് dress ആയിരിക്കും ആ രൂപായിട്ട് തോന്നുന്നത് എന്ത്‌കൊണ്ടാണ്

മഞ്ഞ color നല്ലൊരു പൂവ് കണ്ടാ നമുക്ക് പൂവ് നല്ല പൂവായിട്ട് തോന്നും എന്നിട്ടൊരു പച്ച color കറുത്ത അല്ലെങ്കിൽ ഇല കണ്ടാൽ പറയും അത് ugly ആണെന്ന് അത് എന്തുകൊണ്ടാണ് നമ്മൾ കൊച്ചിലെ അങ്ങനെ കണ്ടു കണ്ട് ശീലിച്ചു പ്പോ ആനയെ പിടിച്ചിട്ട് ഇതാണ് എലി എന്ന് ഇപ്പോ പുതിയ വന്ന മാറ്റം എന്ന് പറഞ്ഞ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല കാരണം ആനയെ ആന എന്ന് പറയാം ആ ഒരു വലിപ്പം ആന പക്ഷെ ആനയെ കുട്ടിക്കാലത്തു എലി ന്നു പറഞ്ഞിരുന്നെങ്കി ഇപ്പൊ എലി ന്നു പറയുമ്പോ വലിയ എന്തോ സംഭവായിട്ട് ആലോചിക്കും ആ ഒരു effect ആ same സാധനമാണ് ഇവിടെ ഉള്ളെ അതായത് നമ്മൾ പണ്ടുമുതലേ കണ്ട് കണ്ട് കണ്ട് കണ്ടു കണ്ട് നമ്മൾ brain അതിലോട്ട് accept ആവും നമ്മൾ grammar നോക്കിട്ടൊന്നും അല്ലല്ലോ english ഉം മലയാളവും ഒക്കെ പറയുന്നെ മലയാളം ഒക്കെ നമ്മള് കേട്ടിട്ട് കേട്ട് പഠിച്ചു പഠിച്ചു ഉള്ളിന്ന് വരുന്നതാണ് communication ഒരോത്തിനും science ഉണ്ട് എന്തെടുത്താലും അഗാധമായ science ഉണ്ട് മലയാളം എടുത്തപ്പോലും അതിന് research വരെയുണ്ട് PHDlanguage നു പോലും PhD ഉണ്ട് എന്തെടുത്താലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ gym ൽ പോകുന്നു workout ചെയ്യ അതല്ലാ നമ്മളിപ്പോ ഒരുപാട് workout ഒക്കെ ചെയ്താൽ എന്ത് ചെയ്താലും ഒരുപാട് ഒരുപാടു ഏർ ആളുകള് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു പോകുന്നുണ്ട് അതായത് ഇപ്പോ doctor നു പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ മരുന്നിനെ കുറിച്ച് പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ

പക്ഷേ ഈ illusions ൽ ആണ് ലോകം പിടിച്ചുനിൽക്കുന്നത് അത് ആർക്കും അറിയത്തില്ല ആരും അത് mind ചെയ്യാറില്ല നമ്മൾ ജീവിക്കുന്നു പോകുന്നു എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല കുറേ enjoy ചെയ്യുന്നു

പത്തു മണിക്കൂർ വെറും പത്തു പത്തു second പത്തു mic micro അല്ല പത്തു milli അല്ലെങ്കി nano അല്ലെങ്കിൽ fermi അല്ലെങ്കിൽ pico second പോലെ തോന്നും പക്ഷേ മരിച്ചുകഴിയുമ്പോ എന്താ ഒന്നും തോന്നാറില്ല നമ്മൾ എവിടെ എത്തും പക്ഷെ മിക് പറയുന്നത് Indian mythology Greek mythology mythology നമ്മൾ വേറെ ഏതോ സ്ഥലത്തു പോകും വൽഹെള്ളയിലേക്ക് പോകും അല്ലെങ്കി Indian mythology സ്വർഗത്തേക്ക് പോകും നമ്മൾ എവിടെ പോവൂ ആർക്കും അറിയില്ല പോയവർക്ക് അറിയില്ല പോയവർ എന്തു ചെയ്യുന്നു ന്നും എന്നറിയില്ല അവർ എന്താണ് ഇനി ഉള്ള അവസ്ഥ എന്ന് ആർക്കു അറിയില്ല പറഞ്ഞു വന്നത് ഭൂമി എന്ന അത്ഭുതത്തെ പറ്റി അല്ലെങ്കിൽ ലോകം എന്ന അത്ഭുതത്തെ പറ്റിയാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ആരും ഇതിനെപ്പറ്റി ആലോചിക്കാറില്ല കാരണം ഇന്നത്തെ ലോകം robot ൻ്റെ ലോകമാണ് രാവിലെ എണീക്കുന്നു students അല്ലെങ്കിൽ വിദ്യാർഥികൾ അല്ലെങ്കിൽ കുറച്ചു കുട്ടികൾ പഠിക്കാൻ പോകുന്നു വലിയ ആളുകൾ ജോലിക്ക് പോകുന്നു കുറെ പേര് പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു ഇന്നത്തെ ആളുകൾ പുറകെ ഓടുന്നത് പണത്തിനു വേണ്ടിയാണ് പണത്തിനു വേണ്ടി മാത്രമാണ് ആരും ജീവിക്കുന്നില്ല നല്ല രീതിയിൽ ചെലരു ജീവിക്കുന്നു പൈസയുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നു പൈസ ഇല്ലാത്തവർ കഷ്ടപ്പെടുന്നു ഇന്നത്തെ ഈ ലോകം ഈ century അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് വളരെ മോശമായ നൂറ്റാണ്ടാണ് പക്ഷേ ഈ നൂറ്റാണ്ട് തന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നൂറ്റാണ്ട് ഇതുതന്നെയാണ് മുതൽ artificial black hole magnetic spectrum വരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അതായത് നമുക്ക് ഇപ്പോ ഇവിടെ നിക്കാം wire ഇല്ലാത്ത wire ഇല്ലാതെ electricity പോകുന്നു current കിട്ടുന്നു light on ആകുന്നു തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചു നിക്കോള ടെസ്ലെയാണ് എല്ലാം കണ്ടുപിടിച്ചത് പക്ഷെ തോമസ് ആൽവാ ചതി ചതിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമില്ല മനുഷ്യന്മാരാണ് കണ്ടുപിടിക്കുന്നത് അവർ എന്ത് കണ്ടുപിടിച്ചാലും നമ്മൾ അവരെ അംഗീകരിക്കണം തോമസ് ആൽവാ മരിച്ചപ്പോൾ ലോകം മൊത്തം light ഇട്ടാണ് ആകെ അദ്ദേഹത്തെ ആദരിച്ചത് അതുപോലെ നമ്മളും ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം മരിക്കാൻ കാരണം നമ്മളെപ്പറ്റി അവര് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ കൊണ്ടുവന്ന inventions അല്ലെങ്കിൽ നമ്മുടെ memories അവര് ഓർത്തു വച്ചിരിക്കും എന്നിട്ട് അവര് ഭാവിയിൽ ഒരു animous കണ്ടുപിടിച്ച് ആ animous ലൂടെ നമ്മുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചുകൊണ്ടുവരും അതിന് നമ്മൾ വേണം തുടക്കമിട്ടുകൊടുക്കാൻ അങ്ങനെ നമ്മൾ ഇതുവരെ block ആയിരിക്കുകയാണ് ന്യൂട്ടൺ മുതൽ അല്ലെങ്കിൽ പൈതഗോറസ് വരെ ഓരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചു ഒരു ഒരു ഒരു ഒഴുക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ technology യുടെ വരവ് ആ technology യുടെ വരവോടു കൂടി എല്ലാം അവസാനിച്ചു ഇതോടുകൂ ഇങ്ങനെ

ഈ ലോകം തന്നെ മാറ്റിമറിക്കേണ്ട സമയമാവേണ്ടതാണ് ഇന്ന് തന്നെ ലോകം ഒരുപാട് മാറേണ്ടതുണ്ട് Pollutions global warming മനുഷ്യൻ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് കുറച്ച് കാലം കഴിയുമ്പം മാറും കാരണം Every action there is an opposite reaction അങ്ങോട്ട് കൊടുക്കുന്നു ഭൂമി തിരിച്ചുതരുന്നു എന്താണ് pandemic അല്ലെങ്കിൽ disasters ആയിട്ട് തിരിച്ചു തരുന്നു പക്ഷേ ഇതെല്ലാം അനുഭവിക്കേണ്ടതാണ് എന്നാലേ മനുഷ്യൻ strong ആവുള്ളൂ മനുഷ്യർ Emotionally and physically damage സംഭവിച്ചു സംഭവിച്ച് ശീലമാകണം എങ്കിലെ ഈ ലോകം എന്ന അത്ഭുതത്തെ നമുക്ക് മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റത്തുള്ളു അതോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Hai നമസ്ക്കാരം എൻ്റെ പേര് ശംസുദ്ധീൻ ഞാൻ നിങ്ങളെടുത് സംസാരിക്കാൻ പോകുന്നത് യാത്രയെ കുറിച്ചാണ് ഉം ഗവി ഗവിലേക്കുള്ളൊരു യാത്രയാണ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നാട്ടിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്നതായിരിക്കും സഞ്ചാരികളുടെ പ്രിയകരമായ ഗവി യാത്രയിലെ കാഴ്ചകളും ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയ

ആദ്യത്തെ പന്ത്രണ്ടണ്ണത്തിന് അടുത്ത group ചാടി കയറിവരുന്നു തൊട്ടു പിന്നാലെ നിര നിരയായി കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളും കർക്കിടകം കഴിഞ്ഞ് കൊച്ചു കോമ്പക്കു സമീപത്തെ പുലിമേട്ടിലായിരുന്നു ഈ കാഴ്ച കൂടെയുണ്ടായവരും മുപ്പത്തഞ്ചോളം എണ്ണി ഇത്രയും കാട്ടുപോത്തുതുകൾ ഒരുമിച്ച് നടക്കുന്നു പതിവി ല്ല പത്തനംതിട്ടയിൽ നിന്നും ഞങ്ങൾ സ്ഥിരമായി ghavi യാത്ര നടത്തുമ്പോഴും കാണുന്നത് പരമാവധി അഞ്ച്‌ ആർ എണ്ണം മാത്രമാണ് കൂടുതലും ഇണയായും ഒറ്റക്കാനുമായും നടക്കുന്നത് ശരിക്കും അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു വഴിയരികിൽ വന്യമൃഗങ്ങളെ കാണാം എന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ചാരികൾ ഗവിയിലേക്ക് എത്തി ചേരുന്നത് വനത്തിൽ കയറുമ്പോൾ വാഹനം ഓടിക്കുന്ന രീതിയും വന്യ മൃഗങ്ങളുടെ സമീപം അറിയാൻ കഴിയാത്തതും പലരേയും നിരാശരാക്കാറുണ്ട് ഗവി യാത്രയിൽ എപ്പോഴും വനത്തെ അറിയാവുന്ന ഒരാൾ ഒപ്പം ഉണ്ടാവണം വന്യമൃഗങ്ങളുടെ മുന്നിൽ പെടാതെയിരിക്കുന്നതിനും മൃഗങ്ങളെ കാണാൻ കയ്യുന്നതിനും സഹായകമാണ് mobile range മറ്റു സഹായങ്ങൾ ഒന്നും നൂറ് kilometre ഓളേം വന യാത്രയിൽ ലഭിക്കുക്കയില്ല ഗവിയിലേക് tourist റ്റുകളെ പത്തനംതിട്ടയിൽ നിന്നും എത്തിക്കുന്നുണ്ട് അവർക്ക്‌ tourism വകുപ്പിന്റെ അനുമതിയുള്ള home stay താമസ സൗകര്യം വനത്തിൽ ലഭ്യമാണ്

trucking പ്രിയരേ കാത്ത് നിരവധി ഇടങ്ങൾ കേരളത്തിൽ ഉണ്ട് എങ്ങനെ പോകാം എത്ര ചെലവും വരു ആരെയാണ് വിളിക്കണ്ടേ എത്ര മണിക്കൂർ trucking ഉണ്ട് ഒരു ദിവസം മതിയോ ഏത് കാലാവസ്ഥയിൽ പോകണം photo യിൽ കാണുന്ന ഭംഗിയുണ്ടോ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ നൂർ ചോദ്യങ്ങളാണ് മിക്കവരുടെ മനസ്സിൽ സുന്ദര കാഴ്ചകൾ നിറഞ്ഞ ആരെയും മോഹിപ്പിക്കുന്ന ഒരു trucking spot പരിചയപ്പെടാം ബാണാസുര മല മീൻമുട്ടി echo tourism കേന്ദ്രത്തിൽ trucking ആരംഭിച്ചിരിക്കുന്നു പ്രകൃതി ഭംഗി ആസ്വദിച് ത്രസിപ്പിക്കുന്ന യാത്ര ബാണാസുര മലയിലെ മീൻമുട്ടി കാറ്റ് കുന്ന് ആനച്ചോല ഭാഗങ്ങൾ ചുറ്റിക്കറങ്ങി തിരികെ എത്തുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിന്നുന്നത് ബാണാസുര hills സായിപ് കുന്ന് കാറ്റ് കുന്ന് എന്നിങ്ങനെ അറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ ബാണാസുര dam അവിടെ നിന്ന് കുറച്ചു മാറി മീൻമുട്ടി വെള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള entrance counter ഇൽ നിന്ന് രാവിലെ പ്രവേശന ticket എടുക്കാം guide ന്റെ സഹായത്തോടെ അതിരാവിലെ trucking ആരംഭിക്കാം ഏറ്റവും കുറഞ്ഞത് guide fees അടക്കം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ നൽകിയാൽ അവർ ഒരു guide നെ തിര തരപ്പെടുത്തിത്തരും ആ തുകയിൽ പരമാവധി അഞ്ച്‌ പേർക്ക് truck ചെയ്യാം രണ്ടുപേരാണെങ്കിൽ ഈ തുക കൊടുക്കാം അധികം വരുന്ന ഓരോരുത്തർക്കും നാനൂറ്റി ഇരുപത് രൂപ വീതം കൂടുതൽ നൽകണം രാവിലെ ഒൻപത് മണി മു മണിക് മുൻപ് തന്നെ

കുന്ന് കയറി തായേ എത്താൻ ഏകദേശം നാല് മണിക്കൂറെടുക്കും കാറ്റ് കുന്ന് മറുപാകത്തുള്ള സായിപ്പ് കുന്നിലേക്ക് നടത്തം കുറച് ബുദ്ധിമുട്ടേറിയതാണ് അതെല്ലാം കയറി ഇറങ്ങിയാൽ തായത്തെത്താൻ ഏകദേശം എട്ടുമണിക്കൂറാകും ഭക്ഷണം എഴുതണം മഴ കാലത്തും വെള്ളം ലഭിക്കും മഴക്കാലത്തു കാട്ടിൽ ധരാളം അട്ടയുണ്ടാകും അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെപ്പും വേണം ഇതിനായി ഉപ്പ് കരുതിയാൽ മതി ആദ്യത്തെ കാട് കഴിഞ്ഞ് പുൽമേട്ടിലേക്കു കയറിയാൽ അട്ട ശല്ല്യം കുറയും നല്ല കാറ്റും പുൽമേടിന്റെ സൗന്ദര്യവും കുന്നുകളുടെ ദൂര കാഴ്ചയും

trucking നടത്താൻ താൽപ്പര്യം ഉള്ളവർ മാത്രം കൂടെ കൂടുക ഇനി കുറച്ച് adventure trucking നായിട്ടുള്ള സ്ഥലമാണ് പറയുന്നത് കാട്ടുപോത്തുകളെയും ആനകളെയും കണ്ട് കാട്ടിനുള്ളിൽ താമസിക്കാൻ പറ്റുന്ന പച്ചപ്പിന്റെ കൊതി അഹ് കൊതിപ്പിക്കുന്ന കര variety കാടിന്റെ ഒരായിരം ബന്ധങ്ങൾ ലയിപ്പിച്ചു ചേർത്ത് ശുദ്ധവായു ശ്വസിച്ചുള്ള യാത്ര പ്രക് പ്രകൃതിയുടെ ലാളനയിൽ പെരിയ പേരറിയാത്ത കിളികളുടെ ശബ്‌ദം ആസ്വദിച്

യാത്ര വിവാഹ വാർഷിക ദിനത്തിൽ ഓർമയിൽ നിന്ന് സൂക്ഷിക്കുന്ന ദിവസങ്ങൾ സമ്മാനിച്ച ഇടപാളയം watch tower ഇടപാളയം watch tower ഇതിന് നന്ദി പറയേണ്ടത് തിരുവിതാംകൂർ രാജ കുടുംബത്തിനോടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേനൽ കാലം ആസ്വദികുകയായി രാജ കുടുംബം പണിത സുന്ദര കെ കൊട്ടാരങ്ങളിൽ ഒന്നായിരുന്നു ഇടപാളയം എന്ന സ്ഥാനത്തെ lock palace ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇടവാളയം കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ വേനൽ കാല ആസ്വതി രാജ കുടുംബം നിർമ്മതിച്ചത് minor ആയ ശ്രീ ചിത്തിര തിരുന്നാൾ ബാല രാമ വർമ്മ റിജൻ സേതുലക്ഷ്‌മി ഭായ് തമ്പുരാട്ടിയുടെ കീഴിൽ മഹാരാജാവ് ആയി വണ ഏർ വണരുളും കാലം കൊട്ടാരത്തിൽ താമസിക്കാൻ വരുമ്പോൾ കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിർമിച്ചതാണ്

രണ്ടുപേർക്കു താമസിക്കാവുന്ന രീതിയിൽ പുൽമേടുകളുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മരം കൊണ്ട് balcony യുടെ പുതുക്കി പണിയുകയായിരുന്നു മുല്ലപെരിയാർ അണകെട്ട് പണിയുന്ന സമയത്ത് watch tower നിൽക്കുന്ന സ്ഥലത്തിനും മുമ്പിൽ കൂടെയാണ് പണി സാധനങ്ങൾ കൊണ്ടുപോയതെന്നും പറയപ്പെടുന്നു കാടും മലകളും പച്ചപ്പുകളും വെള്ളച്ചാട്ടങ്ങളും ഇഷ്ടപെടുന്ന ഞങ്ങൾ ഈ വിവാഹ വാർഷി വാർഷികം ആഘോഷിക്കാനായി കുശേലം കാത്തി ഇരുന്നതായിരുന്നു ഇവിടെ പാളയം watch tower മഴയുടെ സംഗീതം കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലും പതി പതിവിനു വിപരീതമായി ഈ bullet ന് പകരം car ലാണ് യാത്ര തിരിച്ചത് രാവിലെ ആറുമണിയോടെ ഇറങ്ങിയ ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച് ചാറ്റൽ മഴയുടെ അകമ്പടിയോടെ കോമാവ് dam കടന്ന് കോടമഞ്ഞിന്റെ വലയതിം വലയത്തിൽ അമർന്ന് ഇടുക്കി dam നോട് സ്വകാര്യം പറഞ്ഞ് കട്ടപ്പനയിലെ ഏലത്തിന്റെയും പുലിയൻ മലയിലെ കാപ്പിയുടെയും ഗന്ധം ആസ്വദിച്ച് തേക്കടിയിലെത്തി തേക്കടിയിൽ office ഇൽ എത്തി registration upformalities എല്ലാം തീർത്ത് guard guard ഉമാരായ ബിജു അജിത് എന്നിവരുടെ കൂടെ car ൽ തന്നെ boating yard ലേക് തിരിച്ചു car അവിടെ park ചെയ്തു beach forest office ൽ റമീസും കൂടിച്ചേർന്നിവിടെ watch tower ലേക്ക് യാത്ര ആരംഭിച്ചു ഒന്നേ point നാല്പത്തി അഞ്ചിനുള്ള boat ൽ കയറി തേക്കടിയുടെ മനോഹാരിതയിൽ ലയിച്ച് തടാകത്തിൽ പ്രത്യേകതമായ മര ക ഉം മരകുറ്റികൾ വിശ്രമിക്കുന്ന പക്ഷികളെയും കണ്ടു മര കുറ്റികൾ കു ഏർ കുറഞ്ഞവരുന്നതിനെ പറ്റി ചർച്ച ചെയ്‌ത്‌ തടാക കരയിലെ മ്ലാവിൻ കൂട്ടത്തെ കണ്ട് ആസ്വദിച്ചു സ്ഥലമായ ലോക്‌ palace hotel ലിലെ boat landing area യിൽ എത്തി ചരിത്രമുറങ്ങുന്ന ലോക്‌ palace ന്റെ ഇടതുവശത്ത് കൂടിയുള്ള ചെറിയവഴിലൂടെ മുന്നോട്ട് നടന്ന് forest ന്റെ അരികിലെത്തി അവിടെ വെച്ചാണ് സന്ദർശകർക്ക് തരുന്നത് കാടിന്റെ ഉള്ളിലേക്കുള്ള വഴികളിൽ അട്ട ശല്യം ഉള്ളതിനാൽ socks ത് നൽകുന്നത് കയ്യിലിരിക്കുന്ന തോക്ക് revolt ചെയ്തതിന് റമീസും ഞങ്ങളും മുന്നോട്ട് നീങ്ങി കാട്ടിലെ മരങ്ങൾക്കിടയിലും തടാകത്തിൽ ക് കരയുടെയും ഇരുപത് metre നോളം നടന്നപ്പോഴേക്കും മഴയുടെ കരുത്തിൽ പച്ചപ്പ് തിരിച്ച് വിരിച്ച് സുന്ദരിയായി നിൽക്കുന്ന കാടിനെ നടുവിലായി പുൽമേടുകൾ വന്ന് നോക്കിനിൽക്കുന്ന watch tower ദൃശ്യ മണ്ഡവത്തിലേക്ക് കടന്നുവന്നു hello

എന്ത് പരിവാടി എന്ത് പരുവാടി വെർതെ ഇരിക്കാന്ന് എന്ന നമ്മക്ക് football നെ കുറിച്ഛ് ഒന്ന് ചർച്ച ചെയ്താലോ? അയിനെന്താ ചർച്ച ചെയ്യാ football നെ പറ്റിയിട്ട് ഇപ്പൊ അനക്ക് എന്തൊക്കെ അറിയ football നേപ്പറ്റി മ്മക്ക് ആകെ അറിയണ football ന പറ്റി ആണ് ഞാന് football കളിക്കലു ഇണ്ട് കാണലു ഇണ്ട്. സത്യം പറഞ്ഞ നല്ലൊരു football fan ആണ്. football ഇൽ ഇപ്പൊ ആര fan ആണ്? football ല് ആയിലിപ്പോ എന്താ ക്രിസ്റ്റിയാനോ റൊണാൾഡോ അല്ലായ്‌പ്പോ ആരാ

മെസ്സിന ഇഷ്ടായിയായല്ല മെസ്സി അടിപൊളി player ആണ്. പക്ഷെ ഓലെ fans നെ ഇൻക് തീരെ ഇഷ്ടല്ല അപ്പൊ ക്രിസ്റ്റിയാനോ ഇപ്പോ al nassr ഇലൊക്കെ ആണ് ല്ലേ അതെയതെ അപ്പൊ al nassr ലെന്നെ ആണോ താങ്കളും ഇല്ല ഇല്ല ഒരിക്കല് അല്ല ഇപ്പൊ താൽക്കാലികളായിട്ട് club ഇനൊന്നും support എയ്യണില്ല ഓ വെറും പോർചുഗലിനെ മാത്രം support ആണിപ്പോ? അതെ പോർച്ചുഗൽ.

സാധ്യത ഇണ്ടോ ചോദിച്ചാ ഇണ്ട്. കാരണം ഞങ്ങൾ അത്ര അടിപൊളി team ആണ്. ഇംഗ്ലണ്ട് ജർമ്മനി തുടങ്ങിയ നല്ല നല്ല team മുകൾ ഇണ്ട് european championship അല്ലെ. അയിനിപ്പ എന്താ ഞങ്ങളും team ഇണ്ടല്ലോ അപ്പൊ ഈ champions league നടക്കണില്ലേ ഇപ്പോ? ആ champions league ഇലിപ്പോ ആരെയാണ് support എയ്യുന്നത്? champions league സത്യം പറഞ്ഞ ആരെയും support എയണില്ല അത് കളി കാണും അത്രുള്ളു എന്നാലു ഏത് team ആണ് cup എടക്കണംന് ഇല്ലഒരു ആഗ്രഹില്ല team ഇണ്ടാവുല്ല അഹ് ഏതാണ്? അങ്ങനെ ചോയ്ച്ച ഇപ്പോ bayern ഒക്കെ എടുത്ത കൊയപ്പില്ലാന്നിണ്ട് okay പിന്നെ നാട്ടില് കളിക്കാൻ പോക്കുണ്ടോ നാട്ടില് കളിക്കാൻ പോവാൻ പറ്റിയൊരു സാഹചര്യയില്ല ഇപ്പോ കാളി ഇല്ല പറയ നോമ്പൊക്കെ ആയോണ്ട് പിന്നെ തീര കളിയില്ല. ground ഒക്കെ ഇണ്ട് പക്ഷെ കളിയില്ല ground ground sevens ന്റെയാണോ fives ന്റെയാണോ അതോ elevens ന്റെയെ ground six super six ന്റെ ground ആണ്. അപ്പൊ അയിന് കളിക്കാൻ ആൾക്കാരില്ല? ആൾക്കാരില്ല അങ്ങനെ പറയാ ഇല്ലേ football മാത്രേ ഇഷ്ടുള്ളു cricket ഇഷ്ടാണോ? cricket ഏർ mind എയ്യലില്ല ഇഷ്ടാണ് ഇഷ്ടല്ല അങ്ങനൊന്നില്ല mind ഇയ്യാലില്ല. എന്നാ ഒരു കളി നടക്കാന് കളിക്കാനില്ല ഒരിതൊക്കെ ഇണ്ട് ഞങ്ങള് ആഹ് അങ്ങനെ കളിക്കലൊന്നുല്ല പണ്ടൊക്കെ കളിച്ചിന്. ഇല്ലേ ഈ world cup വെര്നിണ്ടല്ലോ? ആ രണ്ടായിരത്തി ഇരുപത്തി ആറില് ആ ആ അതില് ക്രിസ്റ്റിയാനോ റൊണാൾഡൊ കളിക്കോ? കളിക്കോ ചോയ്ച്ചാ chance ഇണ്ട് ഒറപ്പ് പറയാൻ കയ്യൂല്ല. കാലിക്കയാണെങ്കിൽ അത്രയു നല്ലെ കളിക്കയാണെങ്കി ഇപ്പോ cup നേടാൻ സാധ്യത ഇണ്ടോ പോർച്ചുഗല്? സാധ്യതയല്ലാതെ എന്തായാലും നേടാൻ chance ഇണ്ട് കാരണം ക്രിസ്റ്റിയാനോക്ക് ഇപ്പൊ അഹ് വയസ്സ് ഒരുപാടാവും രണ്ടായിരത്തി ഇരുപത്താർ ആവുമ്പക്ക് അങ്ങനെയിരിക്കെ coach ക്രിസ്റ്യാനോനെ ഇറക്കാൻ സാത്യതുണ്ടോ അങ്ങനെ ചോയ്ച്ച അപ്പൊ coach ഇപ്പൊ ഇപ്പടുത്ത പറഞ്ഞാ ഒരിക്കലും ഏർ വയസ്സ് ഞാൻ നോക്കില്ല കളിക്കിണ്ടോ ഓല കലിപ്പിക്കുക അത്രുള്ളു ന്നാലും മറ്റുള്ള യുവതാരങ്ങളൊക്കെ ഇണ്ടാവുമ്പോ യുവതാരങ്ങൾ ഇണ്ടാവു ഓല് കളിക്ക്യിണ്ടെങ്കി ഓലയും എറക്കും ക്രിസ്റ്റിയാനൊ കളിക്ക്യിണ്ടെങ്കി ക്രിസ്റ്യാനോനെനും എറക്കും okay പിന്നെ sevens കളി കാണാൻ പോക്കിണ്ടോ? sevens ആ പൊക്കിണ്ട്. ഇബ്ബ്‌ടെ നമ്മളെ നാട്ടില് അടുത്ത് ഈ അടുത്തെന്നേ പിന്നെ പാണ്ടിക്കാട് ആയിലൊക്കെ പോക്കുണ്ട് പിന്ന നമ്മളാ അടുത്തിലൊരു നാട് ഏർ ഒരു team ആയിട്ടുണ്ട് ആ ഏത് cup ഒക്കെ അടിച്ചയല്ലേ ല്ലേ ഈ season ല് ഒരു പ്രാവശ്യം ആ ഒരു cup ഉള്ളൂ. ഈ season സത്യം പറഞ്ഞ full super studio അടിച്ചെടുത്ത്‌ അപ്പൊ ആ final കാണാൻ പോയിനോ? ഇല്ല പോയില്ല

അപ്പൊ പോവാൻ പറ്റിയൊരു സാഹചര്യല്ലായിരുന്നു college ഇലായിരുന്നു ആ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

ആ ഞാൻ sevens ഒക്കെ കാണാറിണ്ട് ഏത് team നെയാ support എയ്യണെ support എയ്യണത് al madiyya ചെർപ്പളശ്ശേരി ആ ഓല് ഇപ്രാവശ്യം കൊഴപ്പില്ലാത്ത team ഇണ്ട് ല്ലേ

ഒരു ഭാഗ്യയുണ്ടായില്ല

അത് ശെരിയാണ് ഇപ്പത്തെ sevens നേപ്പറ്റി എന്ത് അഭിപ്രായം ആകെ തല്ലു പിടിയു കച്ചറയൊക്കെ ആണല്ലോ പണ്ടത്തെ ആ രസം പോയോ അതോ ഇങ്ങനെ ആവുമ്പൊ ആണോ ആൾക്കാർക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാ sevens ഇപ്പൊ committee കളി referee അങ്ങനെ ഒക്കെ കൊറേ പ്രശ്‌നങ്ങള് ആയിട്ടാണ് മുന്നോട്ട് പോവന്നേ അപ്പൊ പണ്ടത്തെ രസ ഇല്ലാന്ന് aano ഇപ്പൊ പറയിന്നത്‌? രസം ഇല്ലാന്നല്ല രസത്തിന് കമ്മിയൊന്നില്ല എന്നാലും ഇങ്ങനെ ചെല സംഭവങ്ങള് നടക്കണോണ്ട് അങ്ങനെ പിന്നെ ISL കാണാറിണ്ടോ?

അത് എന്തിപ്പോ mind ഇയ്യിയ്യതിക്കാണില്ല കാരണ എന്താ ഇപ്പൊ പയ ആ ഒരു ഇത് കിട്ടണില്ല ഇങ്ങള് ISL കാണലിണ്ടോ?